ഇതൊരു പ്രധാന വ്യാപാര മേഖലയാകുമ്പോൾ മൃഗങ്ങളെ കൊന്നിട്ട് തന്നെ souvenir കൾ സംഘടിപ്പിക്കപ്പെടുന്ന അവസ്ഥയെ അവസ്ഥകൾ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലും report ചെയ്യപ്പെടുന്നുണ്ട് ഇവയ്ക്കു പുറമെ echo tourism മെന്ന പേരിൽ tourism വിറ്റഴിക്കുന്ന tour operator മാർ പലപ്പോഴും അധാർ മിക കൃത്യങ് കൃത്യതങ്ങളിൽ ഏർപ്പെടാറുണ്ട് കടുവയെയൊ പുലിയേയോ കാട്ടിൽ കൊടുക്കാമെന്നേറ്റ് സഞ്ചാരികളെ പ്രത്യേകിച്ചു മൃഗങ്ങളെ ആകർഷിക്കുന്നതിനുള്ള ചില സൂത്രപ്പണികൾ ഇവരൊക്കെ ഒപ്പിക്കാറുണ്ട് ഒപ്പം ചില സന്ദർഭങ്ങളിൽ നടത്തി വരാറുള്ള camp fire dinner parties മുതലായവ വന ജീവികളുടെ ഭയം വന ജീവികളെ ഭയപ്പെടുത്താനുള്ളതാണ് ഒരു സഞ്ചാരി അലസമായി ഉപേക്ഷിക്കപ്പെടാവുന്ന തീക്കൊള്ളിയോ ciggarette കുറ്റിയോ ഒരു കാടിനെ മുഴുവൻ അഗ്നിക്കരിക്കാൻ കാരണമായേക്കാം പ്രത്യേകിച്ചും വേനൽക്കാലങ്ങളിൽ tourist കൾക്കായി വന്യമൃഗങ്ങളുടെ ഇറച്ചികളും തീന്മേശയിൽ വിളമ്പുന്ന resort കാരും ഉണ്ട് എന്ന് പറയുന്നത് അതിശയ ക്തിയതയാണെന്ന് കരുതേണ്ടതില്ല വനത്തിനിടയിലും ഉള്ളിലും പരിസരത്തിലും ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ താമസ സൗകര്യം വാണിജ്യ സൗകര്യങ്ങളുടെ നിർമാണം എന്നിവ വനനശീകരണം എന്നതിനു പുറമെ പ്രകൃതി സൗന്ദര്യ നശീകരണം കൂടിയാണ്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

അവയുടെ ദൗർലഭ്യം ഉള്ള പ്രദേശങ്ങൾ തദ്ദേശാദികൾക്കും tourist കൾക്കോ tourism നടപ്പാക്കുന്നവർക്കോ ഇടയിൽ കല ഹവും ഉണ്ടാക്കാൻ കാരണമായേക്കാം വന tourism മൂലം തദ്ദേശവാസികൾ ഉപജീവനമാർഗം ഉണ്ടാകും എന്ന് ത് മുമ്പ് സൂചിപ്പിച്ചല്ലോ ഇതിനു മറ്റൊരു വംശം കൂടിയുണ്ടാകാം ചില പ്രദേശങ്ങളിലെ ഇത്തരം സമൂഹങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ തികച്ചും വിഭിന്നവും ആകർഷണീയവുമായിരിക്കും

യിൽ ഒട്ടുമിക്ക tourist കൾ ഇവ കൗതുക ഉൽപ്പന്നം മാത്രമായിരിക്കും tour operator മാർ ഇതിനെ കൂടുതൽ വിപണന സാധ്യതകൾ ഒരുക്കുന്നു ഒരു സമൂഹത്തിന്റെ ആചാരനുഷ്ഠാനങ്ങൾ അതിൻ്റെ എല്ലാ പരിശുദ്ധിയോടും നടക്കേണ്ടവ ഉൽപ്പന്നങ്ങളായി മാറ്റുന്നത് വഴി ഒരു ധന സമ്പാദ മാർഗ്ഗം മാത്രമായി മാറുന്നു ഇത്തരം അവസ്ഥകൾ വർദ്ധിച്ച തോതിൽ സംജാതമാകുമ്പോൾ കലയുടെ മൂല്യവും പരിശുദ്ധിയും നഷ്ടപ്പെടാനിടയാകുന്നു അതിനുപുറമേ വനത്തിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന സമൂഹത്തിലേക്ക് ലൈംഗിക താളിൻ്റെ വ്യതിയാനങ്ങൾ തുറന്നടിക്കാനും മാരക രോഗങ്ങൾക്കു വരെ അടിച്ചേൽപ്പിക്കപ്പെടാനും ഒക്കെ tourism കാരണം ആകുന്നത് കണ്ടു വരുന്നു അതുപോലെ അത്തരം സമൂഹങ്ങളുടെ സാംസ്കാരിക മൂലകങ്ങളുടെ അപ ചയവും അതു കാരണം വൈദേശിക സംസ്കാരത്തിൻ്റെ എളുപ്പത്തിലുള്ള കടന്നുകയറ്റത്തിന് കാരണമാകാം

മറ്റു തലങ്ങളിലെ കണക്ക് കാര്യമായി ലഭ്യമല്ല ഇത്തരം പ്രവണത ഇത്തരം പ്രവണത അനിയന്ത്രിതമായി തുടർന്നാൽ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ആഘാതം എടുത്തു പറയേണ്ടതില്ലല്ലോ വന മേഖലയിൽ tourism നടക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നതിൻ്റെ ചില പ്രധാനകാരണങ്ങൾ ഇവയാണ് അശാസ്ത്രീയമായ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക ആഴത്തിലുള്ള പഠനങ്ങളും ആസൂത്രണവും ഇല്ലാതാക്കുക വന പരിതിക്കുള്ളിലും പരിസരത്തും hotel കൾ resort കൾ എന്നിവ നിർമ്മിക്കുകയും നടത്തുകയും ചെയ്യുക നല്ല പ്രവർത്തനവും അറിവും അനുകൂല മനോഭാവമുള്ള guide മ്മാരെ escort മാരുടെ കമ്പടിക്കാരുടെയോ അഭാവം

സുസ്ഥിര വികസന തത്ത്വങ്ങൾ പൂർണമായും പാലിക്കപ്പെടാതിരിക്കുക പ്രകൃതിക്കു പ്രശ്നം വരുത്താവുന്ന പ്രവർത്തനങ്ങളിൽ tourist കൾ ഏർപ്പെടുത്തുക ഇതെല്ലം കണക്കിലെടുത്തു കൊണ്ട് നോക്കാവു നോക്കുന്ന ഏതൊരാൾക്കും വനങ്ങളെ tourism ത്തിൻ്റെ പിടിയിൽ നിന്ന് മാറ്റി നിർത്തേ നിർത്തുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിച്ചാൽ അതിശയിക്കേണ്ടതില്ല പ്രത്യേകിച്ചും ഒരിക്കൽ നഷ്ടമാകുന്ന വനമേഖല പിന്നീട് പൂർവസ്ഥിതിയിൽ കൊണ്ടുവരാ നാകില്ല എന്നതിനാൽ അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ tourism പ്രകൃതി മേഖലകളിൽ നടത്തുമ്പോൾ പാലിച്ചിരിക്കുന്ന നിരവധി മാർഗ്ഗനിർദേശങ്ങളുണ്ട് ഒട്ടുമിക്കവയുടെയും അടിസ്ഥാനത്തിൽ ഒന്ന് തന്നെയാണ് ഒന്ന് തന്നെയാണ്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 hello നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക് മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് കാലാവസ്ഥ വ്യതിയാനത്തെ സംബന്ധിച്ചാണ് ആഹ് നമുക്ക് വേനൽക്കാലത്ത് ചൂടും ശീതകാലത്തെ തണുപ്പും അനുഭവപ്പെടുന്നു ഈ രീതിയിൽ നമുക്ക് വ്യത്യസ്ഥ കാലാവസ്ഥകൾ ആണ് അനുഭവപ്പെടുന്നത് ഒരു നിശ്ചിതകാലയളവിൽ അനവപ് അനുഭവപ്പെടുന്ന ദൈനംദിന ശീതോഷ്മത്തിൻ്റെ ശരാശരിയാണ്. ആ പ്രദേശത്തിന്റെ കാലാവസ്ഥയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വൃഷ്ടി, സൂര്യപ്രകാശം, കാറ്റ്, നീരാവി, ഊഷ്മാവ്, എന്നീ ഘടകങ്ങളാണ് ഒരു പ്രദേശത്തിൻറെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നത്. ഒരു ദിവസത്തിന്റെ ശീതോസ്തവയിൽ പെട്ടെന്ന് പ്രകടമായ വ്യത്യാസങ്ങൾ ദൃശ്യമാകാം

സർവ ജീവജാലങ്ങളും അങ്ങനെയുള്ള മാറ്റങ്ങളോട് ഇണങ്ങിച്ചേരുന്നുണ്ട് കഴിഞ്ഞ നൂറ്റമ്പത് ഇരുന്നൂർ വർഷങ്ങളിൽ അസാധാരണ വേഗതയിലാണ് കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നത് ചില ജന്തുവർഗങ്ങളിലും സസ്യവർഗ്ഗങ്ങൾക്കും ഇതുമായി യോജിക്കാൻ സാധിക്കാതെ

വ്യതിയാനത്തിൻറെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കിനി ആഹ് ഒന്നു നോക്കാം. കാലാവസ്ഥ വ്യതിയാനത്തിന് പ്രകൃതിയുമായി ബന്ധപ്പെട്ടത് ആഹ് മനുഷ്യ നിർമിതം എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാവുന്നതാണ് പ്രകൃതിസംബന്ധ കാരണങ്ങൾ ആഹ് എന്താന്ന് നമുക്ക് നോക്കാം കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രകൃതി സംബന്ധമായ പല ഘടകങ്ങളുണ്ട് ഭൂകണ്ഡങ്ങളുടെ തള്ളൽ അതായത് വലിവ്, ആഹ് ഇവയിലുണ്ടാകുന്ന ചലനങ്ങൾ അഗ്‌നിപർവ്വതങ്ങൾ സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഭൂമിയുടെ ചരിവ് തുടങ്ങിയവ ചില പ്രധാനഘടകങ്ങളാണ് അടുത്തതായി ഭൂകണ്ഡങ്ങളുടെ സ്ഥാന ചലനം. ഇന്ന് നാം കാണുന്ന ഭൂഖണ്ഡങ്ങൾ നിലവിൽ വന്നത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂഭാഗങ്ങൾ മന്ദഗതിയിൽ അടർന്ന് മാറിയതു മൂലമാണ്. ഭൂഭാഗങ്ങളാൽ ആകൃതി വ്യത്യാസം സംഭവിക്കുമ്പോൾ ആഹ് സമുദ്രങ്ങളിലെ പ്രവാഹവും കാറ്റിൻറെ ഗതിയും അനുസരിച് അത് മാറിക്കൊണ്ടിരിക്കുന്നു ഇത് കാലാവസ്ഥയെയും മാറ്റുന്നു ഭൂകണ്ഡങ്ങളുടെ സ്ഥാനമാറ്റം വളരെ മന്ദഗതിയിലാണെങ്കിലും തുടർച്ചയായി നടന്ന് കൊണ്ടിരിക്കുന്നു ഇനി അടുത്തതാണ് ആഹ് അഗ്നിപർവ്വതങ്ങൾ കാലാവസ്ഥ വ്യതിയാനത്തിന്ന് ഒരു കാരണമാണ് അഗ്നിപർവ്വതങ്ങൾ. ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ വൻ തോതിൽ sulphur dioxide വാതകം ബാഷ്പം പൊടിപടലങ്ങൾ ചാരം തുടങ്ങിയവ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. അഗ്നിപർവ്വതം ഏതാനും ദിവസങ്ങൾക്കകം കെട്ട് അടങ്ങിയേക്കാം പക്ഷെ അത് വമിച്ച വൻതോതിലുള്ള വാതകങ്ങളും ചാരവും ഭാഗികമായി തടയുന്നതിനും അങ്ങനെ ഭൂമിയിലെ വേനലിനെയും ശൈത്യത്തെയും നിയന്ത്രിക്കാൻ കഴിവുള്ളതുമാകുന്നു ഇനി മറ്റൊരു കാരണമാണ് കാലാവസ്ഥ വ്യതിയാനതിന്റെ ആഹ് ഭൂമിയുടെ ചരിവ് ഭൂമിയുടെ ബ്രഹ്മണപതത്തിൽ ലംബാവസ്ഥയിൽ നിന്നും ഇരുപത്തിമൂന്നെ point അഞ്ച്‌ degree celsius ആഹ് ചരിഞ്ഞ അവസ്ഥയിലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഋതു ബേധങ്ങളുടെ തീഷ്ണതക്ക് കാരണം ഇങ്ങനെയുള്ള ചരിവാണ്. ചരിവ് കൂടിയാൽ വേനലിൽ ചൂട് ആഹ് വീണ്ടും കൂടുകയും ശൈത്യം കൂടുതൽ കഠിനമാവുകയും ചെയ്യും ചരിവ് കുറഞ്ഞവർ വിപരീത ഫലമായിരിക്കും ഇനി കാലാവസ്ഥ വ്യതിയാനത്തിന്റെ അടുത്ത ഒരു ആഹ് കാരണമാണ് സമുദ്രത്തിലെ ജല പ്രവാഹങ്ങൾ ഭൂമിയിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകം സമുദ്രത്തിലെ ജല പ്രവാഹങ്ങളാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ എഴുപത്തി ഒന്ന് ശതമാനം സമുദ്രത്താൽ പൊതിയപ്പെട്ടിരിക്കുന്നു സമുദ്രങ്ങളുടെ സൂര്യ താപത്തെ സാധാരണ ഭൂതലത്തേക്കാൾ രണ്ട്‌ മടങ്ങ് കൂടുതൽ ആഗിരണം ചെയ്യുകയും ചെയുന്നു ഇനി മനുഷ്യർ മൂലം അതായത് നമ്മൾ മൂലം ആഹ് കാലാവസ്ഥക്ക് എന്തൊക്കെയാണ് ആഹ് വ്യതിയാനം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന്റെ കാരണങ്ങൾ നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ് അതിൻറെ ആദ്യത്തെ കാരണമാണ് green house പ്രതിഭാസം ഭൂമിയിൽ ഊർജ്ജം ലഭിക്കുന്നത് സൂര്യഗോളത്തിൽ നിന്നാണ് ഈ ഊർജ്ജം ഭൂമിയെ തപിപ്പിക്കുന്ന സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന സൂര്യരശ്മികൾ മുപ്പത് ശതമാനം അന്തരീക്ഷത്തിൽ തന്നെ ചിതറി ലയിക്കുന്നുണ്ട് കുറെ ഊർജ്ജം സമുദ്രം ഉൾപ്പെടെയുള്ള ഭൂമിയുടെ പ്രതിഫലനത്തിൻറെ ഫലമായി വീണ്ടും അന്തരീക്ഷത്തിൽ എത്തുന്നു എന്നാൽ carbon dioxide methanenitride oxide ബാഷ്പങ്ങൾ എന്നിവയുടെ സാന്നിധ്യം അന്തരീക്ഷത്തിൽ ഒരു വിതാനം രൂപപ്പെടുത്തി പ്രസ്തുത ഊർജത്തെ അന്തരീക്ഷത്തിൽ തന്നെ തടഞ്ഞ് നിർത്ത ആഹ് റുമുണ്ട് ഈ വാതകങ്ങളെ green house വാതകങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു ഈ പ്രവർത്തനത്തിലൂടെ ഭൂമിയിലെ താപനിലയെ നില നിർത്തുന്നതിനാൽ ഇതിനെ green house effect എന്ന് പറയുന്നു ഈ അനുഭവത്തെ ആത്യമായി സാക്ഷ്യപെടുത്തിയത് എന്ന french ശാസ്ത്രജ്ഞനാണ് ഒരു സാധാരണ കൃഷിക്കാരന്റെ green house പോലെത്തന്നെ അതിനോട് സാദൃശ്യമുള്ള പ്രവർത്തനങ്ങൾ അന്തരീക്ഷത്തിലും നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിയത് ഈ ശാസ്ത്രജ്ഞനാണ് ഈ പ്രകൃതിദത്തമായ green house പുതപ്പ് ഭൂമിയുടെ ആവിർഭാവം മുതൽ തന്നെ രൂപപ്പെട്ടിരുന്നു എന്നാൽ കാലാ കാലങ്ങളായി മനുഷ്യന്റെ പ്രകൃതിയിലുള്ള ഇടപെടലുകളുടെ ഫലമായി ഈ ആവരണത്തിന്റെ കാട്ടി കൂ കൂടുകയും അതിന്റെ നല്ല ഫലങ്ങൾ നൽകാൻ ഉള്ള ശേഷി പ്രതികൂലമായി ബാധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കൽക്കരി, എണ്ണകൾ പ്രകൃതി വാതകങ്ങൾ ഇവയെ ഇന്ധനങ്ങളായി ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് carbon dioxide വമിക്കപെടുന്നു കാടുകൾ വെട്ടി തെളിക്കുമ്പോൾ വൃക്ഷങ്ങൾ അവയിൽ ഉൾക്കൊണ്ടിരുന്ന carbon dioxide അന്തരീക്ഷത്തിൽ തിരിച്ചെത്തുന്നു ആഹ് കാർഷിക പ്രവർത്തനങ്ങളുടെ വർധനവ് ഭൂമിയുടെ ഉപയോഗ പദ്ധതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതുപോലെയുള്ള ഇതര പ്രവർത്തനങ്ങൾ ഇവയുടെ ഫലമായി അന്തരീക്ഷത്തിൽ methyne nitrous oxide ഇവയുടെ വിദാനം ഉയരുന്നു വ്യവസായികമേഖലയിൽ ആകട്ടെ chloro fluoro carbon തുടങ്ങിയ പല പുതിയ രാസ പദാർത്ഥങ്ങളും തുറന്ന് വിടുന്നുണ്ട് വാഹന നിർമ്മാണ മേഖലയാകട്ടെ അന്തരീക്ഷത്തിലെ വർധിച്ച ozone രൂപീകരണത്തിന് കാരണമാകുന്നു ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്ന് അന്തരീക്ഷത്തിലെ green house സാന്നിദ്ധ്യം വർധിപ്പിക്കുകയും അന്തരീക്ഷ താപനത്തിലേക്കും കാലാവസ്ഥ വ്യതിയാനത്തിലേക്കും നയിക്കുകയും ചെയ്യുന്നു അന്തരീക്ഷ താപനത്തിന് കാരണമാകുന്ന വാതകങ്ങളുടെ രൂപീകരണത്തിന് നാം എങ്ങനെയെല്ലാം ആഹ് വഴി ഒരുക്കുന്നു എന്ന് നമുക്ക് ആഹ് നോക്കാവുന്നതാണ് ആഹ് നമ്മൾ ആഹ് വഴി ഒരുക്കുന്നത് തന്നെയാണ് ഇതെല്ലം ആഹ് കൽക്കരി petrol തുടങ്ങിയ fossil ഇന്ധനങ്ങൾ ആഹ് നമ്മൾ കൂടുതലും ആയി ഉപയോഗിക്കുന്നതിലൂടെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് ആഹ് കൂടുതൽ കാരണമാകുന്നു പിന്നെ കൂടുതൽ ഭൂമിക്ക് വേണ്ടി നാം വൃക്ഷങ്ങൾ വെട്ടി ആഹ് മുറിക്കുന്നതിലൂടെ നമ്മൾ ഇപ്പോൾ ആഹ് കൂടുതലും കാടുകളും വൃക്ഷങ്ങളും ഒക്കെ വെട്ടിത്തെളിക്കുന്നതിലൂടെയും ഈ കാലാവസ്ത വ്യതിയാനം സംഭവിക്കുന്നതിന് ആഹ് കാരണമാകുന്നു ആഹ് plastic പോലെ ജീർണ്ണിച്ച് നശിക്കാത്ത സാധനങ്ങൾ ഉപയോഗ ശൂന്യമായി മാലിന്യ രൂപത്തിൽ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ആഹ് കാലാവസ്ഥ വ്യതിയാനത്തിന് കൂടുതൽ കാരണമായി മാറുന്നു രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും വിവേചന രഹിതമായ ഉപയോഗത്തിലൂടെയും ഇത് കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായിത്തീരുന്നു കാലാവസ്ഥ വ്യതിയാനം നമ്മെ ഏതെല്ലാം വിധത്തിൽ ഇത് ബാധിക്കുന്നു എന്ന്കൂടി നമുക്ക്‌ നോക്കാം ഒന്നാമതായി നമ്മളെ ബാധിക്കുന്നത് കൃഷിയെയാണ് ജനസംഖ്യ വർദ്ധനവ് ഭക്ഷണ സാധനങ്ങളുടെ ആവിശ്യത്തെയും വർദ്ധിപ്പിക്കുന്ന ഇത് പ്രകൃതി വിഭവങ്ങളുടെ മേലുള്ള സമ്മർദത്തെയും വർധിപ്പിക്കുന്നു ഇനി മറ്റൊരു ഇതൊന്നാണ് കാലാവസ്ഥ അതുപോലെതന്നെയാണ് ആഹ് സമുദ്രത്തിലെ ജലനിരപ്പിലെ ഉയർച്ച പിന്നെ ആഹ് അടുത്തതാണ് ആരോഗ്യം ആഗോളതാപന വർധന മനുഷ്യന് പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും മുഖ്യമായും ശരീരത്തിലെ ജലാംശം വാർന്നു പോകുന്ന അവസ്ഥയെ മരണ കാരണമാക്കുക തന്നെ ആണ് കാലാവസ്ഥ വ്യതിയാനത്തിലൂടെ ആഹ് നമുക്ക് ആഹ് ഉണ്ടാകുന്നത് ഇനി മറ്റൊരു കാരണമാണ് വനം വന്യജീവി ആഹ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെകുറിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും

hello അതെ പറയു ആഹ് പെരുന്നാളൊക്കെ അല്ലെ

ആഹ് dress ഒക്കെ എടുക്കുനുണ്ട് ആഹ് dress എടുക്കണം എടുത്തിട്ടില്ല എടുക്കണം ആഹ് ഉം ഉം അപ്പൊ മോന് ഇൻസ്റ്റാഗ്രാം ഒക്കെ use ചെയ്ന്നോ

പാലാ ഷാജി പറയുമ്പോ അവൻ്റെ ഓരോ മണ്ടത്തരം എടുത്തിടുവാ അതെന്നെ ഉം ദാസേട്ടൻ കോഴിക്കോട് ഒക്കെ ഉണ്ടോ ഇപ്പോ പ്പോ ഓരോക്കെ നിർത്തിയാ ദാസേട്ടൻ കോഴിക്കോട് ഇല്ല ദാസേട്ടൻ കുറച്ചു നിർത്തി അവനൊക്കെ കുറച്ചു standard കൂട്ടി ആഹ് അങ്ങനെയാണ് അപ്പോ വേറെ team കൾ ഉണ്ട് അതേമാതിരി തൊപ്പി ഉണ്ണി അങ്ങനെ കുറച്ചു team ലുണ്ട് പിന്നെ പ്പോ പ്പോ full trending costume അല്ലെ പെരുന്നാളൊക്കെ അല്ലെ ഏത് ഏത് പ്പോ അല്ലെ trending ആഹ് main ആയിട്ടുള്ള ഒരു ഒന്നുമിപ്പോ ഒന്നും പറയുന്നൊന്നും ഇല്ലേ കാസർഗോട്ട് ഉള്ളവരൊന്നും കാസർഗോട്ട് ഉള്ളവരു പറയാ നമ്മളൊക്കെ ഉണ്ട് അവനറിയുമ്പോ അവൻ്റെ costume work ലാണ് അവനു അവനിക്ക് പറ്റിയ മീൻവലയൊണ്ട് ഉണ്ടാക്കുന്ന dress ഉം അങ്ങനെ ഓരോന്ന് ഇറക്കുന്ന അവനാ ഉം അങ്ങനെ ഇറക്കിയ ഓൻ ദുബായ്ത്തെ അതിനു costume ൻ്റെ award ഒക്കെ കിട്ടിക്കുന്നു social media award ഒക്കെ കിട്ടി best costumer നു

costume നു പേരൊക്കെ ഉണ്ടോ മീൻ വലക്ക് അയ് പേര് അങ്ങനെ use ചെയ്യില്ല പിന്നെ കുറച്ചു team കാറുണ്ട് ലു full viral ആയിക്കൊണ്ടിരിക്കുന്നെ full team ഉം അവരെ trending ൻ്റെ വിചാരം പൊട്ടത്തരം കാട്ടിയാലും celebrity ആവും ന്നാ ആഹ് അങ്ങനെയാണാ ഫക്രു ഒക്കെ പൊട്ടത്തരം കാട്ടി celebrity ആയത് അത് കണ്ടിട്ട് അവരും ചെയ്യാ ആര്ക്കാണ് അല്ലാതെ ഇരിക്കല്ലേ ഒന്നും എന്ത് കളിച്ചു ആണ് ന്ന് ഇല്ലെങ്ങി കാണ് ആഹ് കാണണം ഉം അതെ അതെ എല്ലാരും ഇപ്പൊ ആഹ് അഹ് നമ്മള് എങ്ങനെ ഇരിക്കും ഏഹ് എന്നിട്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ social media ഇൻസ്റ്റാഗ്രാം പറയുമ്പോ ഞമ്മളെ world is a king പ്പോ doctor ൻ്റെ ഒന്നും കാണാറില്ല

അവനു വേ ആഹ് അവനു എന്നിട്ടും അവനു കുറച്ചു വടിവാള് അതേമാതിരി എംഡിഎംഎ അവൻ vote ഒക്കെ പിടിച്ചിന് എന്നിട്ട് അവനത് reel ഒക്കെ ഇട്ടിന്നു അവൻ്റെ ഏതാ ബുദ്ധി ഉം social media എല്ലാരും അറിയും ചെയ്യും അവൻ്റെഒക്കെ ഒരു അഹങ്കാരം അതെ അതെ എന്ത് ചെയ്യും നാടിൻ്റെ ഓരോ പോക്ക് അതെ മാതിരി കുറച്ചു പേര് ഇറങ്ങിക്കുണ് ഉം ഉണ്ണി ഉണ്ണികൃഷ്ണൻ അതേപോലെ കുറച്ചു team ഇങ്ങനെ comedy ആയിട്ട് ഇറങ്ങുന്ന feel പിന്നെ ആര് മല്ലു traveller മറ്റേ നമ്മളെ വണ്ടി ടെ vlogue ഉം മറ്റേ അങ്ങനെ മറ്റേ അവൻ്റെ മകം ആഹ് super page

വണ്ടികളൊക്കെ

സഫാരി car

അതെ സഫാരി അൻസാറു

അൻസാരി അവനു പൊളിയാണല്ലോ അവൻ്റെ അടുത്തു കുറെ വണ്ടികളുണ്ട് ബെൻസ് പിന്നെ സി സി ഡി ഐ ഉണ്ട് കുറെ സംഭവങ്ങളുണ്ട് ഉം പിന്നെ പുതിയ model ക്രിസ്റ്റ ചെറിയ വിലക്ക് കിട്ടുഅല്ലോ അവൻ്റെ അടുത്തൊക്കെ gtgt പോളോ tdifull power അല്ലെ വണ്ടിടെ ഒക്കെ അവൻ്റെ show room എവിടെയാ വരുന്നേ ഉം show room എവിടെയാ വരുന്നേ നിങ്ങൾക്ക് അറിയാ പാണ്ടിക്കാട് ആ ഭാഗത്തല്ലേ അവനാ അതെ അതെ അതേമാതിരി social media യിൽ ആഹ് പറയു ഇപ്പൊ social media ഫാറൂഖ് മുനീർ ആഹ് team ആണ് അവര് team ഉണ്ട് ഇപ്പൊ ൽ അബൂബക്കർ അതൊട്ടു സഹിക്കാൻ വയ്യ ഇൻസ്റ്റ എടുക്കുമ്പോ

അതെ അതെ ആഹ് പക്കാ അതും കൊണ്ട് നടക്കുന്ന ആഹ് അയാളെന്നെ ഒരു ഫോർച്യൂണർ പോലെ ആക്കി വച്ചിട്ടുള്ള വണ്ടി അതെ അതെ അതെ പെരിന്തൽമണ്ണ ഇല്ലാതാണ് അയാള് social media യിൽ നല്ല costume ആണല്ലോ കളിക്കുന്നെ ആഹ് എന്നോട് costume ൻ്റെ കാര്യം പറയും ന്ന എനിക്ക് തോന്നുന്ന് costume നമ്മളെ ഇഷ്ടത്തിനെടുക്കും കോ ഏത് ഒരു പിച്ചക്കാരൻ്റെയാണ് പ്പോ freak ആക്കി എടുക്കല് കാലത്തിൻ്റെ ഓരോ പോക്കേ അങ്ങനെ കുറച്ചു team നന്മയുള്ള ചെയ്യലുണ്ട് ഉം സമാധാനം ഞമ്മള് ഉണ്ടാവുമല്ലോ മരിച്ച അതെ അതെ ഞാന് ഇപ്പോ ഇടക്ക് instagram ൽ ഒരു video കണ്ടു ഒരു തമിഴനാണു അവനെ youtuber king ആണ് king അവൻ നല്ല സഹായിക്കും free ആയിട്ട് petrol അടക്കം കൊടുക്കും അങ് block ഉം ആക്കി ഉം

എന്താ name എൻ്റെ പേര് ജബ്ബാർ insta എന്ത് ജബ്ബാറ് variety ആക്കിയതാ

ഉം correct name അൻസിഫ്ആണ് ഞാൻ fake account പറയുന്ന് ജബ്ബാറ് ഞാൻ എൻ്റെ original account ആരിക്കും കാണിച്ചു കൊടുക്കാറില്ല ബ്രോക്ക് ആയ കൊണ്ട് ഞാൻ പറയാന് എൻ്റെ official account അൻസിഫ് അൻസാം അതെ അതെ അതെ

followers ഒക്കെ കമ്മിയാണ് പത്തു k ൻ്റെ മേലെയെ ഉള്ളു മേലെ ഉണ്ട് അല്ലെ ആഹ് real life നകത്തു followers ഉണ്ടോ

അപ്പൊക്കെ അറിയിച്ച account ആണല്ലോ account ആണല്ലേ

ഏർ free ആകുമ്പോ ഇടക്ക് ചെയ്യാറുണ്ട് bro ചെ

താങ്കളുടെ ഇങ്ങനത്തെ use ചെയ്യാറില്ല content കള് content use ചെയ്യാറ് നമ്മള് content അല്ല നമ്മള് song ഓ അതേമാതിരി വണ്ടി ഉണ്ടെങ്കി വണ്ടികള് videos എടുക്കും മറ്റേ trending dilogue ചേർക്കുന്നതിൽ അങ്ങനെ കുറച്ചു ഉണ്ടല്ലോ പോയി പോയി ഇൻസ്റ്റാഗ്രാമിൽ കേരളത്തിൽ ആരാ ഇല്ലാത്തെ ഇപ്പൊ ഒരു കുട്ടി പെറ്റൽ ഇപ്പൊ ഇൻസ്റാഗ്രാമിലാ ഇൻസ്റ്റാഗ്രാം എഹ് അതാ ഉദ്ദേശിച്ച എങ്ങനെ പലേ ഷാജി പോലത്തെ പലേ ഷാജിൻ്റെ മാതിരിത്തെ അങ്ങനത്തെ team ഉണ്ട് പ്പോ ഓ ഉണ്ണിക്കുട്ടൻ അതെ മാതിരി പ്പോ കളിക്കാൻ റാണ് പിന്നെ ഇസ്‌മൈല് ക്കാ പറയുന്ന ചങ്ങായി ഉണ്ട് പിന്നെ ഒക്കെ പാക്കയാളോ പിന്നെ നമ്മള് മച്ചാൻ ഉണ്ട് ഇപ്പൊ പൊപ്പി പൊപ്പി അതാണ് full തെറിയെ ഉള്ളു പറയുന്ന full അവനെ ട്രോളി ട്രോളി ഒരു വകക്ക് കയിഞ്ഞു ഉം അപ്പൊ story ഒക്കെ ഇടാറുണ്ടോ ദിവസം

അതില്ല story ഇടാതെ നടക്കില്ല story കണ്ടു കയിഞ്ഞാ എവിടേക്കും പോകും

എവിടേം പോകും തോന്നു എന്തായാ എന്ത് പറയാ story ഇട്ടില്ലേ എനിക്കൊരു ഇഷ്ടല്ല story ഇടണം നമ്മ food കഴിച്ചിട്ടില്ലെങ്കിലും story ഇടണം അതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരിത് പ്പോ food കിട്ടിലെങ്കിലും എനിക്ക് കുഴപ്പമില്ല story ഒന്നും കിട്ടിയില്ലെങ്കി അന്ന് എൻ്റെ ഖൽബ് തകർന്നു പോകും ഇത്രക്കും വലുതാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം social media ന്നാണ് മോൻ പറയുന്നത് what ബ്രോ അത്രക്കും വലുതാണ് ചോറിനേക്കാട്ടും വലുതാണ് ഇ ഏർ ചോറിനെക്കാട്ടിലും വലുതാണ് ചോറ് തിന്നാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം use ചെയ്യാൻ കഴിയുക ശരിയാ യാ ബ്രോ

എം ഉം മോനെ അങ്ങനെ പറഞ്ഞപ്പോള് ചോറിനെക്കാട്ടിയും ന്നു പറഞ്ഞു

എന്നിട്ട് ബ്രോ ഏർ ഏർ എന്നിട്ട് അങ്ങനെ പോന്നു dress ഒക്കെ എടുത്ത് dress പെരുന്നാൾ നു black market എങ്ങനാ അതുക്കൂട്ടു എടുക്കു ഒരു costume നോക്കി എടുത്തു ഉം കുഴപ്പമുണ്ടായിരുന്നില്ല മെച്ചമുണ്ടായിരുന്നു ഉം ബ്രോ costume ഒന്നും എടുത്തില്ല ആഹ് എടുത്തിട്ടില്ല എടുക്കണം പെരുന്നാൾ ആവുനുള്ളു അല്ലോ ഉം അതെ അതെ